മോസില്ല തണ്ടർബേഡിലെ അഡ്രസ് ബുക്ക് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് കോണ്ടാക്റ്റ്സ് എപ്രകാരം അഡ്രസ് ബുക്കിൽ ചേർക്കുകയും കാണുകയും ഭേദഗതി വരുത്തുകയും നീക്കവും ചെയ്യാം
കൂടാതെ എപ്രകാരം പുതിയ അഡ്രസ് ബുക്ക് സൃഷ്ടിക്കാം
നിലവിലുള്ള അഡ്രസ് ബുക്ക് നീക്കം ചെയ്യാം
മെയിൽ അക്കൌണ്ടുകളിൽ നിന്ന് കോണ്ടാക്ട്സ് ഇംപോർട്ട് ചെയ്യാം
ഇവിടെ ഉപയോഗിക്കുന്നത് മോസില്ല തണ്ടർബേഡ് 1301 ഉം ഉബുണ്ടു 1204 ഉം
എന്താണ് അഡ്രസ് ബുക്ക്160
മൊബൈലിലെ കോണ്ടാക്ട്സ് ഫിചേഴ്സിനെ പോലെയാണ് അഡ്രസ് ബുക്ക് പ്രവർത്തിക്കുന്നത്
അഡ്രസ് ബുക്ക് ഉപയോഗിച്ച് കോണ്ടാക്ട്സ് സൃഷ്ടിക്കുവാനും നിലനിർത്തുവാനും കഴിയും
തണ്ടർബേഡിൽ രണ്ടു തരത്തിലുള്ള അഡ്രസ് ബുക്ക് ഉണ്ട് പേഴ്സണൽ അഡ്രസ് ബുക്ക് പുതിയ കോണ്ടാക്ട്സ് സൃഷ്ടിക്കുവാൻ അനുവദിക്കുന്നു
കളക്റ്റട് അഡ്രസ് ബുക്ക് അയച്ച മെയിലുകളിൽ നിന്നും ഇ മെയിൽ വിലാസങ്ങൾ ശേഖരിക്കുന്നു
ലോഞ്ചറിലെThunderbird ഐക്കൺ ക്ലിക്ക് ചെയ്യുക തണ്ടർബേർഡ് windowതുറക്കുന്നു
കോണ്ടാക്ട്സ് പേഴ്സണൽ അഡ്രസ് ബുക്കിൽ ചേർക്കുന്നതിനെ കുറിച്ച് പഠിക്കാം
മെയിൻ മെനുവിൽ ടൂൾസ് ക്ലിക്ക് ചെയ്ത് അഡ്രസ് ബുക്ക് എടുക്കുക
അഡ്രസ് ബുക്ക് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഇടത് പാനലിൽ പേഴ്സണൽ അഡ്രസ് ബുക്കും കളക്റ്റട് അഡ്രസ് ബുക്കും കാണാം
ഇടതു പാനലിൽ ഡിഫാൾട്ട് ആയി പേഴ്സണൽ അഡ്രസ് ബുക്ക് തിരഞ്ഞെടുത്തു
വലത് പാനൽ രണ്ടായി വിഭജിച്ചിരിക്കുന്നു
മുകളിലെ പകുതി കോണ്ടാക്ട്സ് കാണിക്കുന്നു
മുകളിൽ തിരഞ്ഞെടുത്ത കോണ്ടാക്റ്റിന്റെ വിശദ വിവരങ്ങൾ താഴത്തെ പകുതി കാണിക്കുന്നു
പുതിയ കോണ്ടാക്റ്റ് സൃഷ്ടിക്കാം
ടൂൾ ബാറിൽ ന്യൂ കോണ്ടാക്ട് ക്ലിക്ക് ചെയ്യുക
ന്യൂ കോണ്ടാക്ട് ഡയലോഗ് ബോക്സ് തുറക്കന്നു
കോണ്ടാക്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക
Firstൽ AMyNewContactനല്കുക
ഈ മെയിൽ യൂസറോണ് അട്ട് ഗ്മെയിൽ ഡോട്ട് കോം
നോക്കൂ Display ഫീൽഡിൽ ഫസ്റ്റ് നെയിം അപ്ഡേറ്റ് ആയി
പ്രൈവേറ്റ് ടാബ് ക്ലിക്ക് ചെയ്യുകകോണ്ടാക്റ്റിന്റെ പൂർണമായ പോസ്റ്റൽ അഡ്രസ് സുക്ഷിക്കാൻ ഇത് ഉപയോഗിക്കുന്നു കോണ്ടാക്റ്റിന്റെ ഫൊറ്റൊഗ്രഫ് പോലുള്ള വിവരങ്ങൾ സുക്ഷിക്കുന്നതിനായി വർക്ക് ഓത്തർ ഫോട്ടോ തുടങ്ങയ ടാബുകൾ ഉപയോഗിക്കാം
OKക്ലിക്ക് ചെയ്യുക
ചേർക്കപെട്ട കോണ്ടാക്റ്റ് വലത് പാനലിൽ കാണുന്നു
ഇതേ രീതിയിൽ രണ്ടു കോണ്ടാക്റ്റുകൾ കുടി ചേർക്കാംVMyNewContact സ്മൈന്യൂകോണ്ടാക്ട് പേരിന് അനുസരിച്ച് കോണ്ടാക്ട്സ് ക്രമീകരിക്കണമെന്ന് കരുതുക
മെയിൻ മെനുവിൽ വ്യൂ സോർട്ട് ബി എന്നിട്ട് നാമെ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കു ഡിഫാൾട്ട് ആയി കോണ്ടാക്ട്സ് ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു
ആരോഹണ ക്രമത്തിൽ ആക്കുന്നതിനായി മെയിൻ മെനുവിൽ വ്യൂ സോർട്ട് byഎന്നിട്ട് Ascendingക്ലിക്ക് ചെയ്യുക
മറ്റൊരു രീതിയിൽ അഡ്രസ് ബുക്ക് ഡയലോഗ് ബൊക്സിന്റെ വലത് പാനലിൽ നാമെ ക്ലിക്ക് ചെയ്യാം
പേരുകൾ അവരോഹണ ക്രമത്തിൽ ആയി160
ഒരു വിലാസം സെർച്ച് ചെയ്യാം
കോണ്ടാക്റ്റ് തിരയുന്നതിനായി നാമെ അല്ലെങ്കിൽ ഇമെയിൽ ഉപയോഗിക്കാം
അമിന്യൂകോണ്ടാക്ട് തിരയാം
അഡ്രസ് ബുക്ക് ഡയലോഗ് ബൊക്സിലെക്ക് പോകുക
സെർച്ച് ഫീൽഡിൽ AMyNewContactനല്കുക
സെർച്ച് ഫീൽഡിൽ നോക്കു
മാഗ്നിഫയിംഗ് ഗ്ലാസ് ഐക്കോൺ ന് പകരമായി ഒരു ചെറിയ ക്രോസ് ബട്ടൺ കാണുന്നു
വലത് പാനലിൽ മുകളിൽ അമിന്യൂകോണ്ടാക്ട് വിലാസം മാത്രം കാണുന്നു
Searchഫീൽഡിൽ കാണുന്ന ക്രോസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക
എല്ലാ വിലാസങ്ങളും വലത്ത് മുകളിലത്തെ പാനലിൽ കാണുന്നു
ട്യൂട്ടോറിയൽ പൌസ് ചെയ്ത് അസ്സിഗ്ന്മെന്റ് ചെയ്യുക
സബ്ജക്റ്റിന് അനുസൃതമായി ഈ മെയിലുകൾ തിരയുക
സ്മൈന്യൂകോണ്ടാക്ട് നെ ബന്ധപ്പെടാനുള്ള വിലാസത്തിൽ മാറ്റം വന്നുവെന്ന് കരുതുക
ഈ വിലാസം എഡിറ്റ് ചെയ്യാൻ കഴിയുമോ160തീർച്ചയായും
വലത് പാനലിൽ സ്മൈന്യൂകോണ്ടാക്ട് തിരഞ്ഞെടുക്കാം
കോണ്ടെക്സ്റ്റ് മേനു വിനായി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് തിരഞ്ഞെടുക്കുക
തെ എഡിറ്റ് കോണ്ടാക്ട് ഫോർ ZMyNewContactഡയലോഗ് ബോക്സ് കാണുന്നു
ഈ പേര് മൈന്യൂകോണ്ടാക്ട് എന്ന് മാറ്റാം
Displayഫീൽഡിൽ പേര് മൈന്യൂകോണ്ടാക്ട് എന്നാക്കം
കുടാതെ വർക്ക് ടൈറ്റിൽ ഉം Departmentഉം ചേർക്കാം Workടാബ് ക്ലിക്ക് ചെയ്യുക Titleൽ Managerഉം Departmentൽ ഹ്ര് ഉം ചേർക്കുക
ഒക് ക്ലിക്ക് ചെയ്യുക
വലത്ത് താഴെയുള്ള പാനലിലെ കോണ്ടാക്റ്റ് ഡിറ്റയിൽസ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു
തണ്ടർബേഡിലെ ആവിശ്യമില്ലാത്ത കോണ്ടാക്റ്റ്സ് എങ്ങനെ നീക്കം ചെയ്യാം160
ആദ്യമായി കോണ്ടാക്ട് തിരഞ്ഞെടുക്കുക
കോണ്ടെക്സ്റ്റ് menuവിനായി റൈറ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡിലീറ്റ്
confirmationഡയലോഗ് ബോക്സ് കാണുന്നു
ഒക് ക്ലിക്ക് ചെയ്യുക
ഈ കോണ്ടാക്റ്റ് നീക്കം ചെയ്യപ്പെട്ടതിനാൽ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ കാണില്ല
തണ്ടർബേഡ് നിങ്ങളെ സ്വന്തം അഡ്രസ് ബുക്ക് സൃഷ്ടിക്കുവാനും അനുവദിക്കുന്നു
ഇത് ഡിഫാൾട്ട് ആയിട്ടുള്ള പെർസണൽ അഡ്രസ് ബുക്ക് നും കലക്ടഡ് അഡ്രസ്സ് Bookനും പുറമേയാണ്
പുതിയ അഡ്രസ് ബുക്ക് ഉണ്ടാക്കാം
ഓർക്കുക അഡ്രസ് ബുക്ക് ഡയലോഗ് ബോക്സ് തുറന്ന് വയ്ക്കുക
മെയിൻ മെനുവിൽ Fileൽ പോകുക Newക്ലിക്ക് ചെയ്ത് അഡ്രസ് ബുക്ക് തിരഞ്ഞെടുക്കുക
ന്യൂ അഡ്രസ് Bookഡയലോഗ് ബോക്സ് തുറക്കു ന്നു
അഡ്രസ് ബുക്ക് നാമെ ഫീൽഡിൽ ഓഫീസ് കോണ്ടാക്ട്സ് ടൈപ്പ് ചെയ്ത് Okക്ലിക്ക് ചെയ്യുക
നമ്മൾ സൃഷ്ടിച്ച അഡ്രസ് ബുക്ക് ഇടത് പാനലിൽ കാണുന്നു
ഡിഫോൾട്ട് അഡ്രസ് ബുക്സ് ഉപയോഗിക്കുന്ന രിതിയിൽ തന്നെ ഈ അഡ്രസ് ബുക്ക് ഉം ഉപയോഗിക്കാം
ട്യൂട്ടോറിയൽ പൌസ് ചെയ്ത് അസ്സിഗ്ന്മെന്റ് ചെയ്യുക
പുതിയ അഡ്രസ് Bookസൃഷ്ടിച്ച് കോണ്ടാക്ട്സ് ചേർക്കുക
അഡ്രസ് Bookഡിലീറ്റ് ചെയ്യാൻ പഠിക്കാം
അഡ്രസ് ബുക്ക് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ കോണ്ടാക്റ്റ്സും ഇല്ലാതാകുന്നു
ഓഫീസ് കോണ്ടാക്ട്സ് അഡ്രസ് ബുക്ക് ഡിലീറ്റ് ചെയ്യുവനായി ഇടത് പാനലിൽ നിന്നിത് തിരഞ്ഞെടുക്കുക
കോണ്ടെക്സ്റ്റ് menuവിനായി റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് തിരഞ്ഞെടുക്കുക
ഡിലീറ്റ് കൺഫേം ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് തുറ ക്കുക OKക്ലിക്ക് ചെയ്യുക
ഈ അഡ്രസ് ബുക്ക് ഡിലീറ്റ് ചെയ്യപ്പെട്ടു
ട്യൂട്ടോറിയൽ പൌസ് ചെയ്ത് ഈ അസ്സിഗ്ന്മെന്റ് ചെയ്യുക
അഡിഷണൽ ഓഫീസ് കോണ്ടാക്ട്സ് അഡ്രസ് ബുക്ക് സൃഷ്ടിക്കുക
അഡ്രസ് ബുക്ക് ടൂൾ ബാറിലെ Editഓപ്ഷൻ ഉപയോഗിക്കുക
ഈ അഡ്രസ് ബുക്ക് ഡിലീറ്റ് ചെയ്യുക
അഡ്രസ് Bookഡയലോഗ് ബോക്സി ന്റെ മെയിൻ മെനുവിൽ editസെർച്ച് അഡ്രസ്സ് തിരഞ്ഞെടുക്കുക
അഡ്രസ്സുകൾ തിരയുവാനായി അഡ്വാൻസ്ഡ് സെർച്ച് ഓപ്ഷൻ ഉപയോഗിക്കുക
മെയിൽ അക്കൌണ്ടുകളിൽ നിന്നും കോണ്ടാക്ട്സ് ഇംപോർട്ട് ചെയ്യുവാനും തണ്ടർബേഡ് അനുവദിക്കുന്നു
ഇത് വഴി കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ നഷ്ടപെടാതെ കോണ്ടാക്ട്സ് അപ്ഡേറ്റ് ചെയ്യാം
ജി മെയിൽ അക്കൌണ്ടിൽ നിന്നും കോണ്ടാക്ട്സ് ഇംപോർട്ട് ചെയ്യാം
ആദ്യമായിജി മെയിൽ അക്കൌണ്ട് തുറക്കുന്നു
പുതിയ ബ്രൌസർ തുറന്ന് യുആർഎൽ ടൈപ്പ് ചെയ്യുക wwwgmailcom
Enter പ്രസ്സ് ചെയ്യുക
ജി മെയിൽ ഹോം പേജ് കാണുന്നു
യൂസർനേം സ്റ്റൂസറോണ് അട്ട് ഗ്മെയിൽ ഡോട്ട് കോം
പാസ്വേർഡ് കൊടുക്കുക
സൈൻ Inക്ലിക്ക് ചെയ്യുക
ജി മെയിൽ വിന്ഡോ തുറക്കുന്നു
ഈ ട്യൂട്ടോറിയലിനായി ജി മെയിലിൽ നാല് കോണ്ടാക്റ്റുകൾ സൃഷ്ട്ടിച്ചിട്ടുണ്ട് ജി മെയിൽ വിന്ഡോയിൽ ഇടത് വശത്ത് മുകളിൽ നിന്നും ഗ്മെയിൽ ക്ലിക്ക് ചെയ്ത് കോണ്ടാക്ട്സ് എടുക്കുക
കോണ്ടാക്റ്റ് ടാബ് കാണുന്നു
Moreക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് തിരഞ്ഞെടുക്കുക
എക്സ്പോർട്ട് കോണ്ടാക്ട്സ് ഡയലോഗ് ബോക്സ് കാണുന്നു
ഈ ഫീൽഡിൽ വിച്ച് കോണ്ടാക്ട്സ് ഡോ യൂ വാന്റ് ടോ exportൽ ആൽ കോണ്ടാക്ട്സ് തിരഞ്ഞെടുക്കുക
ഈ ഫീൽഡിൽ വിച്ച് എക്സ്പോർട്ട് formatൽ ഔട്ട്ലുക്ക് സിഎസ്വി ഫോർമാറ്റ് തിരഞ്ഞെടുത്ത് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക
ഓപ്പനിംഗ് contactsസിഎസ്വി ഡയലോഗ് ബോക്സ് സേവ് ഫൈൽ തിരഞ്ഞെടുത്ത് ഒക് ക്ലിക്ക് ചെയ്യുക
ഡൌൺലോഡ്സ് ഡയലോഗ് ബോക്സ് കാണുന്നു
ഡോക്യുമെന്റുകൾ സേവ് ചെയ്തിട്ടുള്ള ഡിഫോൾട്ട് ഫോൾഡറിതാണ്
ഡിഫാൾട്ട് ആയുള്ള ഡൌൺലോഡ്സ് ഫോൾഡറിൽ ഫയൽ contactsസിഎസ്വി സേവ് ചെയ്തു
ഡൌൺലോഡ്സ് ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുക
മെയിൻ മെനുവിൽ ടൂൾസ് ക്ലിക്ക് ചെയ്ത് ഇംപോർട്ട് തിരഞ്ഞെടുക്കുക
ഇംപോർട്ട് ഡയലോഗ് ബോക്സ് കാണുന്നു
അഡ്രസ് ബുക്സ് തിരഞ്ഞെടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക
സെലക്ട് ടൈപ്പ് ഓഫ് ഫൈൽ listൽ ടെക്സ്റ്റ് ഫൈൽ എന്നിട്ട് നെക്സ്റ്റ്
Downloadsഫോൾഡറിനായി ബ്രൌസ് ചെയ്യുക
ഏത് ടൈപ്പ് ഫയൽ ആണെന്ന് കാണിക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൽ ഫൈൽസ് തിരഞ്ഞെടുക്കുക
contactsസിഎസ്വി
തിരഞ്ഞെടുത്ത്Open ക്ലിക്ക് ചെയ്യുക
ഇംപോർട്ട് അഡ്രസ് ബുക്ക് ഡയലോഗ് ബോക്സ് കാണുന്നു
ഫർസ്റ്റ് റെക്കോർഡ് കണ്ടെയിൻസ് ഫീൽഡ് namesബോക്സ് ചെക്ക് ചെയ്തുവെന്ന് ഉറപ്പു വരുത്തുക
ഇവിടെ ഫർസ്റ്റ് നാമെ ഉം ലാസ്റ്റ് നാമെ ഉം പ്രൈമറി ഇമെയിൽ fieldsഉം മാത്രം ചെക്ക്ചെയ്ത് മാച്ച് ചെയ്യുന്നു
ഇടത് വശത്തെ മറ്റ് ഫീൽഡുകളെല്ലാം അൺചെക്ക് ചെയ്യുക ഇടത് വശത്തെ ഫർസ്റ്റ് നാമെ വലത് വശത്തെ ഫർസ്റ്റ് നാമെ നോട് alignചെയ്തിട്ടുണ്ട്
ഇടത് വശത്തുള്ള മോസില്ല തണ്ടർബേഡിന്റെ അഡ്രസ് ബുക്ക് fieldsഉം വലത് വശത്തുള്ള ജി മെയിലിന്റെ റെക്കോർഡ് ഡാറ്റ ടോ importകോളവും മാച്ച് ചെയ്യുന്നതിനായി മൂവ് അപ്പ് മൂവ് ഡൌൺ ബട്ടണുകൾ ഉപയോഗിക്കണം
ഇടത് വശത്തുള്ള ഫീൽഡിൽ നിന്നും ലാസ്റ്റ് Nameതിരഞ്ഞെടുത്ത് മൂവ് ഡൌൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ശ്രദ്ധിക്കുക അഡ്രസ് ബുക്ക് ഫീൽഡിലെ ലാസ്റ്റ് നാമെ ഉം റെക്കോർഡ് ഡാറ്റ ടോ ഇംപോർട്ട് ലെ ലാസ്റ്റ് നാമെ ഉം alignചെയ്യപ്പെട്ടു
പ്രൈമറി ഇമെയിൽ തിരഞ്ഞെടുക്കുകഇത് ഇ മെയിൽ അഡ്രസ്സുമായി അലിഗ്ൻ ആകുന്നത് വരെ മൂവ് ഡൌൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒക് ക്ലിക്ക് ചെയ്യുക
അഡ്രസ് ബുക്ക് ഇംപോർട്ട് ചെയ്യപ്പെടുന്ന സന്ദേശം കാണിക്കുന്നു ഫിനിഷ് ക്ലിക്ക് ചെയ്യുക
ജി മെയിൽ അഡ്രസ് ബുക്ക് തണ്ടർബേഡിൽ ഇംപോർട്ട് ചെയ്തു
അഡ്രസ് Bookഡയലോഗ് ബൊക്സിന്റെ ഇടത് പാനലിൽ കോണ്ടാക്ട്സ് ഫോൾഡർ ചേർക്കപ്പെട്ടു
കോണ്ടാക്ട്സ് ക്ലിക്ക് ചെയ്യുക
ഫസ്റ്റ് നെയിം ഇ മെയിൽ അഡ്രസ്സോടു കുടി കാണുന്നു
ജി മെയിൽ അഡ്രസ് ബുക്ക് തണ്ടർബേഡിൽ ഇംപോർട്ട് ചെയ്തു
ഡയലോഗ് ബൊക്സിന്റെ മുകളിൽ ഇടത് കോണിൽ കാണുന്ന ചുവന്ന ക്രോസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അഡ്രസ് ബുക്ക് ക്ലോസ് ആകുന്നു
അവസാനമായി തണ്ടർബേഡ് ലോഗ് ഔട്ട് ചെയ്യാം മെയിൻ മെനുവിൽ ഫൈൽ ക്ലിക്ക് ചെയ്ത് ക്വിറ്റ് ചെയ്യുക
തണ്ടർബേഡ് ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് contacts എപ്രകാരം അഡ്രസ് ബുക്കിൽ ചേർക്കുകയും കാണുകയും ഭേദഗതി വരുത്തുകയും നീക്കവും ചെയ്യാം
കൂടാതെ എപ്രകാരം പുതിയ അഡ്രസ് ബുക്ക് സൃഷ്ടിക്കാം
നിലവിലുള്ള അഡ്രസ് ബുക്ക് നീക്കം ചെയ്യാം
മെയിൽ അക്കൌണ്ടുകളിൽ നിന്ന് കോണ്ടാക്ട്സ് ഇംപോർട്ട് ചെയ്യാം
ഇതാ ഒരു അസ്സിഗ്ന്മെന്റ്
പുതിയ അഡ്രസ് ബുക്ക് സൃഷ്ടിക്കുക
കോണ്ടാക്ട്സ് അഡ്രസ് ബുക്കിൽ ചേർക്കുകയും കാണുകയും ചെയ്യുക പെർസണൽ ഇമെയിൽ ഇഡ് ൽ നിന്നും കോണ്ടക്ട്സ് തണ്ടർബേഡ് അക്കൌണ്ടിലേക്ക് ഇംപോർട്ട് ചെയ്യുക
അഡ്രസ് ബുക്ക് ഇംപോർട്ട് ചെയ്യുമ്പോൾ എല്ലാ ഫീൽഡുകളും സെലക്ട് ചെയ്ത് മാച്ച് ആക്കുക
താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി കോണ്ടാക്ട് അട്ട് സ്പോക്കൻ ഹൈഫൻ ട്യൂട്ടോറിയൽ ഡോട്ട് orgൽ ബന്ധപ്പെടുക
സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റ്ന്റെ ഭാഗമാണ്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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ സ്പോക്കൻ ഹൈഫൻ ട്യൂട്ടോറിയൽ ഡോട്ട് ഓർഗ് സ്ലാഷ് ന്മെയ്ക്ട് ഹൈഫൻ Introൽ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻIIT Bombayഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി